ഹലോ മാം ഹാലോ ആ സുഖയിരിക്കുന്നോ ആ എവിടാ നീയ്

ഉം ഈ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ അനിയത്തിയുടെ കൂടെ പോകുന്നുന്ന്. എവിടയോ കോളേജിൽ എവിടയോ ഉം എന്തിനുവേണ്ടിട്ടായിരുന്നു?

അത് ആക്ച്വലി അവൾടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന്ന് പോയതാ ഉം ആണല്ലേ ഓ അവിടെവെച്ചിട്ടല്ലേ ഉപജില്ല കലോൽത്സവം നടക്കണേ ഇപ്രാവശ്യം. ഹും എന്നിട്ട് അനിയത്തി ഒന്നിനും കേറുന്നൊന്നും ഇല്ലേ? പിന്നെ അവിടെന്തോ പരുപാടി ഒകെ ഉണ്ടാർന്നു കോളേജിൻ്റെ

ഇല്ലില്ല അവളൊന്നും ചേർന്നില്ല അവൾക്കങ്ങിനെ എഹ് ഡാൻസ് പാട്ട് അങ്ങിനത്തെനൊന്നും ഇഷ്ടല്ല ഹോഓ അനിയത്തിക്ക് അങ്ങനൊന്നും ഇഷ്ട ഒന്നുമില്ലല്ലേ അർച്ചനയ്ക്കോ? എനിക്ക് പണ്ട് പാട്ട് പാടുന്നേ ഒക്കെ ഇഷ്ട്ടം ഉണ്ടാർന്നു ഇപ്പൊ

അല്ല എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചി അത്ലെറ്റിക്കാ ചേച്ചി ഏതൈറ്റമാ റണ്ണിങ് കോമ്പറ്റിഷനാ മൈനായിട്ട് എടുത്തേക്കുന്നെ നന്നായിട്ട് നല്ല പരിശീലനം കോമ്പറ്റിഷനൊക്കെ ഫസ്റ്റ് ഒക്കെ ഉണ്ട് ആ അർച്ചന എന്തുകൊണ്ട ഇതിലൊട്ടൊന്നും വരാഞ്ഞേ. വീട്ടില് താല്പര്യമില്ലാഞ്ഞിട്ടാണോ അർച്ചനയ്ക്ക് സ്വയമായിട്ട് വേണ്ടന്ന് അതിനൊന്നും പറ്റില അതോ ഇനി ഏ ഞാൻ ഒരു പെങ്കോച്ചല്ലേ ഞാൻ എങ്ങനെയാ

ഈ പെങ്കൊച്ചിൻ്റെ എല്ലായി പൊതുവെ അവന് എന്തേലും ഒരു ആരോഗ്യം വേണ്ടേ അപ്പൊ അതുകൊണ്ട് അമ്മേട് പറഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞ് നിനക്ക് പറ്റുമെങ്കി മാത്രം പൊക്കോളാൻ പറഞ്ഞ് എന്നാപ്പിന്നെ ഞാൻ റണ്ണിങ് റേസിനൊക്കെ പോയിട്ടുണ്ട് ഒരു ഒമ്പതാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോ പിന്നെ ശാരീരിക അസ്വസ്ഥകൾ ഒക്കെ വരുമ്പോ അവോയ്ടെയ്യും

ശാരീരികവും, മാനസികവും, ആത്മീയവുമായ എല്ലാത്തിന്റെയുമൊരു ആവിഷ്കാരമാണല്ലോ വിത്യാ ഭ്യാസം എന്നതുകൊണ്ട് ഉദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ടു തന്നെ ആരോഗ്യമുള്ള ശരീരത്തിലല്ലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവു. നമ്മക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവണമെങ്കില് അതിന്റേതായിട്ടുള്ള ഒരു അദ്വാനം നമ്മൾ നമ്മൾ ഭാഗത്തു നിന്നുകൂടെ വേണ്ടേ? നമ്മൾ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പം മ് ആ എക്സ് വ്യായാമം നമ്മളെക്കൊണ്ട് പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുക. സ്കൂൾ തലത്തിലെന്നെ എന്തപറയുക ഇതുപോലത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാനെങ്കിൽ നമുക്ക് ചെറുപ്പത്തില് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുവല്ലേ.

ഏകദേശം ഒരു പത്താം ക്ലാസ് പ്ലസ് വൺ വരെ ഒക്കെ ഞാൻ ഏകദേശം ഒക്കെ കാര്യങ്ങളൊക്ക പങ്കെടുക്കുവായിരുന്നു പിന്നീടിങ്ങോട്ട് പിന്നെ അതിനുള്ള ചാൻസ് കോളേജില് പ്രൈവറ്റായിട്ട് പഠിച്ചോണ്ട് അവിടെ അങ്ങിനെ സംഭവങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ആഹ് ഡിപ്ലോമയാ ചെയ്യുന്നേ അവിടെ അങ്ങിനെ ഒന്നും ഇല്ല മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗായിട്ട് സിസ്റ്റത്തിൽ ആണ് കൂടുതൽ നേരവും ആണല്ലേ ആ ആ പക്ഷെ ഇപ്പോ നമ്മള് നോക്കാനെങ്കിൽ കായിക താരങ്ങൾക്കു എല്ലാ രംഗത്തും ഇന്നത്തെ കാലത്തു പ്രധാതന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. അല്ലെ ഇപ്പൊ ആ സ്കൂൾ തലത്തില് മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നവരായി അവരായിരിക്കും ഭാവിയില് ലോക കായികരംഗത്തേക്ക് ഉയരുന്നതല്ലേ. അപ്പത്തന്നെ സ്കൂൽരംഗത്തില് മികച്ച ഒരു പ്രാ പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ ഒരു ഭാവിയുണ്ടെന്നാണ് ഇപ്പ അവർക്കു ഒരുപാടു വാഗ്താനങ്ങള് അതുപോലെതന്നെ സർക്കാർ അവർക്ക് കൊടുക്കുന്നുണ്ട്. പി. ടി. ഉഷയും, ഷ ഷൈനി വിൽസണൊക്കെ വലിയൊരു ഉദഹരണമാണല്ലേ.

അല്ലേ അപ്പൊ ഏഹ് എനിക്ക് അതുപോലെ ശരിക്കും പറഞ്ഞാൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക നമ്മള് നമ്മൾക്കറിയില്ല. ഒന്നാമത്തെ കാര്യം നമുക്കറിവില്ലാരുന്നു. ഇപ്പോ പറ പറഞ്ഞുതരാനും ആരും ഇല്ല പിന്നെന്താ പറയാ നമ്മളിങ്ങനെ പഠിച്ചിങ്ങനെ പോന്നു. ആ ഈ താരത്തിലൊക്കെ ഞാൻ ലോങ്ങ്ജമ്പിനൊക്കെ ചേർന്നിട്ടുണ്ട്. ഓട്ട മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട് അപ്പോ പക്ഷേ നമ്മളൊക്കെ ആ സമയത്തു കൂടുതൽ നമ്മൾ ചേരാൻ താല്പര്യം കാണിച്ചാലും വീട്ടീന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടത്തില്ലലോ അത് നിന്നെക്കൊണ്ട് പറ്റുവോ ആ അതെയതേ അതിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത് അപ്പം . അതെയതെ നിന്നെക്കൊണ്ട് അതിന് പറ്റുവോ നിന്നെ അത് പ നീ അത് പോയിട്ട് വന്നാലും തന്നെ ഇവിടെ കെടപ്പല്ലേ നിന്നെക്കൊണ്ട് അതിന് സാധിക്കൊങ്ങി മാത്രം പോയ പോരെ എന്നുള്ള ചോദ്യങ്ങള് കേൾക്കുമ്പോളെ നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും അതെ യതേ അതെ യതെ ആ സമയതാണ് എന്റെ ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു. പുള്ളിക്കാരിത്തി മുസ്ലിം കുട്ടി ആണ്. അപ്പ അവൾക്കാണെങ്കിൽ വന്നതിന് തന്നെ വീട്ടീന്ന് വഴക്ക്.

അതെ ഒരു സപ്പോർട്ടില്ല നമ്മളെ ആരും ഒന്ന് ഉത്സാഹപ്പെടുത്താൻ ആരും ഇല്ലാലോ അതെയതെ ശരിക്കും പറഞ്ഞാൽ ഇത്രേം മെഡലൊക്കെ ഒളിമ്പിക്സില് പെണ്ണുങ്ങള് അല്ലങ്കില് പെൺകുട്ടികള്, സ്ത്രീകള് വാരി കുട്ടിയിട്ടും.

നമ്മളായാലും ചെറുപ്പത്തിലേ നമ്മള് ഒതുങ്ങിക്കൂടി പഠിച്ചു മുന്നോട്ട് വന്നവരല്ലേ . നമ്മളായാൽപോലും ആ എന്താപറയുക നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്നവരും അങ്ങനെ ഒരുപാട് അറിയാവുന്നെ ആൾക്കാരൊക്കെയുണ്ട്. പക്ഷെ ഇതിൽനിന്നൊക്കെയൊരു മാറ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുംകൂടെ നല്ലതായേനെ അല്ലെ. തീർച്ചയായിട്ടും കാരണം എനിക്കും അനുഭവം ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഭയങ്കര മിടുക്കി ആയിരുന്നു അവൾക്ക് എല്ലാ കാര്യത്തിലും മിടുക്കി ഒപ്പം തന്നെ സ്പോർട്സിലും ഭയങ്കര കഴിവായിരുന്നു അവൾ ആ സ്കൂളില് ഇങ്ങനെ പരുപാടി ഒക്കെ അവതരിപിച്ച് വീട്ടിൽ പോവുമ്പോൾ സമ്മാനം കൊണ്ട് പോയാലും അവള് ആഹ് വീട്ടില് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളോട് വന്ന് പറയുവായിരുന്നു ഇതുപോലെ പ്രോത്സാഹനം ഇല്ല ചെന്നാൽ ഇത് ഇതൊക്കെയാണോ ബെയ്‌സ് ഇതുംകൊണ്ടാണോ വലുതാകുമ്പോ ജീവിക്കാൻ പോകുന്നെന് പക്ഷെ അവള് അവളുടെ മനസ്സില് ഒരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ആഗ്രഹം കൂടുതൽ സ്പോർട്സിൽ ആണെന്ന് ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ എല്ലാ പരിപാടിക്കും ജയിച്ച് സബ് ജില്ലയിൽ അവളുടെ ഫോട്ടോ പത്രത്തിൽ വരെ വന്നു ആ ഹ ഹ എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരി ആര്യ പ്രസന്നൻ ആളെ ഇപ്പൊ എവിടാന്ന് എനിക്ക് അറിയില്ല ഈയൊരു കാര്യം പറയുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നു ആ അതെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഗ്രാ നമ്മുടെ സർക്കാർ ഒരുപാട് പ്രോൽസാഹനം കൊടുക്കുന്നുണ്ടിപ്പോ പഠനസൗകര്യങ്ങളും, സ്കോളർഷിപ്പുകളും ആ എന്താ പറയുക ഉന്നത പഠനത്തിനും ആ ഉത്യോകരംഗത്തും കായികവിനോദങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവർക്ക് പ്രാധാന്യം ഒരുപാട് സർക്കാര് തന്നെ ഒരുപാട് പ്രോത്സാഹനം നല്കുന്നുണ്ടല്ലേ അതായത് പട പഠനത്തിലിപ്പോൾ കുറച്ചു പിന്നിലായാലും അവർക്ക് കായികരംഗത് തകർച്ചയുണ്ടാവില്ല. അതുകൊണ്ടുതന്നെ കായിക രംഗത്തേക്ക് വരാൻ കൂടുതൽ വിത്യാർത്ഥികളും തയ്യാർ ആവുന്നുണ്ടെകിൽ പോലും ഇതുപോലെ ഒരു പറ്റം വിഭാഗങ്ങൾ ഇപ്പഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൂടൊന്നു മറുവാണെങ്കിൽ നമ്മൾ നോക്കിയാലിപ്പം അമേരിക്കയിലെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സിലേക്ക്. ചൈനയൊക്കെ മുന്നോട്ട് നിക്കുന്നേനു കാരണമാണ്. നമ്മളുതന്നെ ആലോചിച്ചുട്ടുണ്ട്. ഒളിമ്പിക്സ് കാണുമ്പോ നമ്മുടെ കുട്ടികൾ ഒരുപാടു കുറവ പോകുന്നെ. അവിടുന്ന് ഇത്രെയും ആൾക്കാരാണ് മത്സരിക്കാൻ വരുന്നേ.

അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ചെറുതിലേ കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യമൊക്കെ ചെറുതിലെ മെച്ചപ്പെടുത്തി. ങ്ങ കാ ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതികൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപറ്റം ആ ആരോഗ്യമുള്ള കായികരംഗത്തു മികച്ചു നിൽക്കുന്നൊരു പറ്റം കുട്ടികളെ വാർത്തെടുക്കുവാണവര് ചെയ്യുന്നതല്ലേ.

അപ്പൊ അതൊക്കെ മാറണം മാറിയാലേ നമ്മക്കും ഒളിമ്പിക്സിലൊക്കെ ഒന്നാമതെത്താനായിട്ട് പറ്റുവൊള്ളൂ.

അപ്പൊ ഇതുപോലെ താൽപര്യമുള്ള ആൾക്കാരൊക്കെയുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരണമെങ്കിൽ എന്താ പറയുക?

മാറണ്ടതായിട്ട് ഉണ്ട് ചേച്ചി നമ്മളിപ്പോ ഇഹ് കൊറച്ച് പേരുടെ കണ്ണുകളിൽ മാത്രം ആഹ് നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യെ ബാക്കി ഉള്ളവരെ അങ്ങിനെ തന്നെ ഒരുങ്ങിക്കെട്ടി ഒന്ന് സ്പോർട്സിന് വേണ്ടി പോയാ തന്നെ ഈ കോച്ച് ഇതെങ്ങോട്ടാ രാവിലെ പോകുന്നെ എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കി തന്നെ ആണെങ്കി മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് നമുക്ക് താൽപര്യക്കുറവാണ് പിന്നെ ഇപ്പോഴത്തെ തലമുറ നോക്കുവാണെങ്കി ഒരു എൺപത് ശതമാനാവും സ്പോർട്സിൽ ഇന്ട്രെസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ആണ്

അങ്ങിനത്തെ ചുറ്റുപാടിലാ വളർത്തുന്നത് ഈ ന്യൂക്ലീയർ ഫാമിലി ആയതിൽ പിന്നെ അച്ഛൻ അമ്മ മക്കള് മാത്രം അതുങ്ങള് പുറത്തോട്ട് പോകുന്നതോ അപ്പുറത്ത് പോയി കളിക്കുന്നതൊ നാലുപേരോട് സഹകരിക്കുന്നതോ ഇഷ്ടമല്ലാത്ത പേരൻസുണ്ട് ഹും അതെയതെ അതെയതെ അപ്പൊ നമ്മുടെ നമ്മുടെ താല്പര്യം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് പോരാ നമ്മുടെ പേരൻസും അതിൻ്റെ കൂട്ടത്തിൽ നിന്നാലേ നമ്മടെ നമ്മൾ ഈ പറയുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് പേരെൻസുണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനെക്കാളിലും അവർക്ക് താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുത്ത് അവര് അതില് അച്ചീവ് ചെയ്യട്ടെന്ന് വിചാരിക്കണ അങ്ങിനെയാണ് നമുക്ക് പി ടി ഉഷ പിന്നെ അങ്ങിനെയുള്ള ഓരോ സ്പോർട്സിൽ ഉള്ളവരെ ഒക്കെ നമുക്ക് ലഭിച്ചേക്കുന്നേ നമ്മളുടെ കാഴച്ചപ്പാടിനൊപ്പം നമ്മള് അതെയതെ വളരെനല്ലൊരു നമ്മടെ ചുറ്റുപാടും ഉള്ളവരും കൂടെ നമ്മളെ ഒന്ന് പ്രോഹത്സാഹിപ്പികെണെങ്കി തീർച്ചയായിട്ടും എത്രയോ ഉയരങ്ങളിൽ എത്തണ്ട കുഞ്ഞുങ്ങളുണ്ട് വെറുതെ ഒതുങ്ങിക്കൂടി ഒരു വീട്ടിൻ്റെ നാല് ചുമരിനുള്ളിൽ കെടക്കുന്നത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് വേണം അതെയതെ അതെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ശരിയാണ് മാതാപിതാക്കൾക്കത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. കാരണം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഡോക്ടർ ആവണം എൻജിനീയർ ആവാനും അല്ലങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എന്റെ മക മകൻ ഭാവിയിലെ ഒരു വല്യ കായി എല്ലാവരും അറിയപ്പെടുന്ന ഒരു കായിക താരം ആവണം. എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാവ് ഉണ്ടാവും. ഇല്ലെന്നല്ല പൂർണമായും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏ ഇപ്പോൾ ഒരു ഈ മേഖലയിൽ ഉള്ള ഒരാൾ ആണെങ്കിൽ ആളുടെ മക്കൾ വലുതാണെകിൽ ആകും. പക്ഷെ അങ്ങനൊന്നും അല്ലാത്ത ആൾക്കും ഭുരിഭാഗമാൾക്കാരും എപ്പഴും ഇതുപോലെ പഠനമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വലിയ മേഖലയിൽ മാത്ര സ്വന്തം മക്കൾ എത്താനാണ് ആഗ്രഹിക്കുന്നെ. അതിനു വേണ്ടീട്ടായിരിക്കും അവര് പണം ചിലവാക്കുന്നത്. അതുകൊണ്ടു തന്നെ ആ കുട്ടി

അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. കൂടാതെ പഠന സമയത്തിന് മുമ്പും പിമ്പും അപ്പോഴൊക്കെ ഈ കായിക പരിശീലനം നടത്താം. ആരോഗ്യത്തോടൊപ്പം ശരിക്കും മത്സരബുദ്ധി വളർത്താനും. മനസികളോഷ മാനസികോല്ലാസം ലഭിക്കാനും. വിദ്ത്യാർത്ഥികളുടെ കായി കായികപരിശീലനം ശരിക്കും പ്രയോജനപെടുമപ്പം. ഇത്രേം പഠ പഠന ഇപ്പോഴത്തെ ആ പഠനം എന്നു പറഞ്ഞാല് കുട്ടികൾക്കിപ്പം മാറിക്കൊണ്ടിരിക്കുവാണ് ഓരോന്ന്. ഏ ഉൾപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മാറികൊണ്ട് അതുകൊണ്ടു തന്നെ കുട്ടികൾ നിരന്തരം പേഠിച്ചോണ്ട് ഇരിക്കുകയും. വീട്ടുകാരുടെ ഓരോരു ഇതും എല്ലാകുടാവുമ്പോൾ കുട്ടികൾക്ക് മാനസീക പിരിമുറുക്കം ഒരുപാടു കൂടുതൽ ആണ് നമുക്കറിയാം ഇന്നത്തെ ഇ കേരളത്തില് ഒരുപാട് വിഷാദരോഗത്തിന് അടിമപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്.

അപ്പം അവരിൽ നിരന്തരമായിട്ടുള്ള പഠനം, പഠനം ഈ നൂറു ശതമാനം മാർക്ക്. ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, എൻട്രനസ്സ് ഇതൊക്കെ അവരുടെ മനസ്സില് കുത്തിക്കേറ്റിട്ട് അവർക്ക് ഇത്രേം പ്രശ്നങ്ങൾ ഉണ്ടാവണത്. കേരളം എന്നു പറഞ്ഞാല് എന്ത പറയുക ആ മം ണ് പഠിക്കുന്ന ഒരുപാടു പഠിക്കുന്ന പഠിക്കാൻ കഴിവുള്ളവരും പഠിക്കുന്ന കുട്ടികളും ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമാണ്. എങ്കില് പോലും വിഷാദരോഗത്തിന് അടിമപ്പെടുന്ന അല്ലങ്കിൽ അതിന് ചികിത്സ തേടുന്ന കുട്ടികൾ ഒരു ശതമാനം കുട്ടികൾ ഈ കേരളത്തിൽ ഉണ്ടെന്നു പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് മോശമുള്ള കാര്യവ. അപ്പം നമ്മളീ ചെയ്യാൻ പറ്റുന്നതുവെച്ചു നമ്മുടെ തലമുറയെങ്കിലും ഇതിൽ നിന്ന് മാറുക. അല്ലെ നമ്മലിപ്പന്തായാലും ഇങ്ങനെ ആയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലായിരുന്നു. നമുക്ക് അതിന്റേതായിട്ടുള്ള പ്രേശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു പെണ്ണായി പോയിന്റൊരു രീതിയിൽ നമ്മള് ഒരുപാട് സ്ഥലങ്ങളിലും മാറി നിന്നു പല മത്സരങ്ങളിലും ചേരാതേ വന്നു. നാണക്കേടുകള്ഒക്കെ വിചാരിച്ചു അങ്ങനെ നമ്മള് പക്ഷെ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കളെ എങ്കിലും ഇനി വരുന്ന തലമുറയെ എങ്കിലും ഇത്‌ മാറ്റുക. കാരണം ഈ ഇന്ത്യക്ക് വേണ്ടിയെങ്കിലും അല്ലങ്കിൽ കേരളത്തിന് വേണ്ടീട്ട് ഒരു പിടി എന്താ പറയുക നല്ല കായിക താരങ്ങളെ കൊടുക്കുക. നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ശ്രെമിക്കുക അല്ലെ? കാരണം ഈ കുട്ടി കുടുതലും ഞാൻ വിചാരിക്കുന്നത് കുട്ടികളുടെ മാനസീക പിരിമുറുക്കം കുറക്കുക. അ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം അല്ലെ? നമ്മക്കായാലും

ഗേൾസിന് എന്തെങ്കിലും ഒരിപ്പോ ഒരു മാവിൻ ചോട്ടിൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് കളിച്ചു നിങ്ങൾക് ഇഷ്ടമുള്ളത് കളിച്ചു ബോയ്സിന് ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങിനെ ഉള്ള സംഭവം അന്ന് തന്നെ നല്ലൊരു വേർതിരിവുണ്ട് സ്കൂളുകളിൽ തന്നെ. എനിക്ക് തോന്നുന്നേ ഇപ്പോഴാണ് അതിനേക്കാൾ ഇച്ചിരി ബേറ്ററായത് ഗേൾസിന് എന്താണ് കളിച്ചാല് ഫുട്ബോള് ബോയ്സിന് ബോയ്സിനെപോലെ തന്നെ ഗേൾസിനും അവര് ഈക്വൽ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന തലമുറ എങ്കിലും

ഏഹ്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത വിദ്യാഭ്യാസവും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സ്പോർട്സും എല്ലാംകൂടി ഉൾപ്പെടുത്തി നല്ലൊരു റിസൾട്ട് നമ്മുടെ ഇന്ത്യക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് സ്കൂളുകളിൽ നിന്ന് അതെ ശരിക്കും സത്യാ നമുക്ക് ശരിക്കും ആ പീരിയഡ് ഉള്ള സമയത്തും നമ്മുടെ കണക്ക് സാറും നമ്മുടെ സയൻസ്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുമൊക്കെ കേറിവരും ആ സമയത്തു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടീട്ട് നമ്മളെ കളിയ്ക്കാൻ പോലും പുറത്തോട്ട് വിടാറുണ്ടായിരുന്നില്ല

അല്ലേ ശരിക്കും ഒന്ന് പ്രേയോജന പെടുത്താൻപോലും പറ്റിയിട്ടില്ല ആ സമയത്ത് ഒക്കെ ഞാൻ എന്തോരം എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടന്ന് അറിയോ ഒരു ബുധനാഴ്ച ആണ് ഞങ്ങള് പ്രാകി കൊണ്ടായിരിക്കും ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ അങ്ങിനെ പോലും സമ്മയ്ക്കത്തില്ല ശെരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ വേണം അതിനൊപ്പം തന്നെ നമ്മുക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും കോൺഷ്യസ്സായിരിക്കണം പക്ഷെ അങ്ങനൊരു സമയത്ത് പോലും നമ്മുടെ ഏതേലും ഒരു ലെഷർ പീരീഡ് ടീച്ചർമാർ ഇങ്ങനെ കേറി വരും മൊസ്റ്റായിട്ടും മാത്‍സും ആഹ് കെമിസ്ട്രിയും ആയിരിക്കും വെരുന്നത് വന്ന് കഴിഞ്ഞാൽ ആ ഒരു പിരീഡ് കഴിഞ്ഞിട്ട് എക്സ്ട്രേകൂടെ മുപ്പത് മിനുറ്റ് എടുത്തങ്ങ് പഠിപ്പിക്കെയാണ് അങ്ങനൊരു ഒരാഴ്ചത്തെ ഒരു പിരീഡ് പോയി കിട്ടും പിന്നെ ഓരോ അവധികള് അങ്ങിനെ ഇങ്ങനെയായിട്ട് എവിടെ സ്പർട്സിനൊക്കെ സമയം പിന്നെ വീട്ടില് അടുത്തുള്ള പിള്ളാരുടെ കൂടെ കളിച്ചും ചിരിച്ചും പറഞ്ഞാലായി

അല്ലങ്കിൽ ഇപ്പോ അതുപോലെ തന്നെ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പോ അവരെ നോക്കുന്നത്കുടുതലും ആയമാരായിരിക്കാം. അല്ലങ്കിൽ മറ്റു ബന്തുക്കൾ ഒക്കെ ആയിരിക്കാം. അപ്പോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്നേഹം അവർക്ക് കിട്ടുന്ന സ്നേഹം അവർ ആഗ്രഹിക്കുന്ന സ്നേഹം ഒരുപാട് കുറവായിരിക്കും. അവർ അകെ ഒരാനന്തം കണ്ടെത്തുന്നത് ചിലപ്പോൾ സ്കൂളിൽ ഈ ഒരു സമയങ്ങളിലായിരിക്കും. അവർ പഠിക്കാൻ വളരെ മിടുക്കരായിരിക്കും. പക്ഷേ ഈ വക കാര്യങ്ങളവവർക്ക് എന്താ പറയുക ചിലപ്പം അവരൊന്നു സമാധാനമായിട്ടൊന്നിരിക്കുന്ന ഈ ഒരു സമയങ്ങളിലൊക്കെയ. ഈ സമയത്തും കളിക്കാനുള്ള സമയത്തും ടീച്ചർമാര് പഠിപ്പിക്കാൻ കേറി വരുവാന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം അതുപോലുള്ള കുട്ടികളിലൊക്കെ ആ കുട്ടികളുടെ കാര്യം ഒക്കെ ഒന്ന് വിചാരിക്കേണ്ട. അതുപോലുള്ള കുട്ടികൾക്ക് അത് വളരെ അധികം വിഷമം ഉണ്ടാക്കും. അവരെന്തു ചെയ്യും. അവരുടെ അച്ഛനും അമ്മയും ഒന്നും അടുത്തുണ്ടാവില്ല. അവർക്ക് സ്നേഹിക്കാൻ അവര് ചിലപ്പോൾ ഒന്ന് ഫോൺ കോളിലൂടെയും എന്താ പറയുക അങ്ങ് സന്ദേശം അയക്കുന്നതിലൊക്കെക്കൂടെയായിരിക്കും അവരിങ്ങനെ സംസാരിക്കുന്നതു. അതിലൂടെയൊക്കെ അവർക്ക് തുറന്ന് സംസാരിക്കാനോ? തുറന്നു സംസാരിക്കാൻ ഇവർക്കും പറ്റില്ലായിരിക്കും. കേട്ടിരിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടു തന്നെ എന്താ പറയുക ആ ഒരു സമയങ്ങളിൽ കുടുതലും കളിയ്ക്കാൻ വേണ്ടിട്ട് കൊടുക്കുക.

സ്വന്തം അദ്ത്യപകര് തന്നെ ഇങ്ങനെ ചെയ്യുവാനെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ എന്താ പറയുക.

തന്നെ നമുക്കാവൊരു സ്പോർട്സ് പിരീഡ് കേറി വരുമ്പോ പറയുന്നേ നിങ്ങളൊക്കെ ഈ ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ വലുതാകുമ്പോ ആരാകാനാ ലൈഫിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കി അല്ലെങ്കി നല്ല റിസൾട്ട് ഉണ്ടെങ്കി മാത്രേ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അറ്റ്ലീസ്റ്റ് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കേറാൻ പറ്റാത്തൊള്ളൂ ഈ പറഞ്ഞ പന്തും പൊക്കികൊണ്ട് അല്ലെങ്കി ഒരു ബാറ്റും പൊക്കിപ്പിടിച്ച് നിങ്ങക്ക് എന്ത് കിട്ടാനാ പിള്ളാരെന്ന് ചോയ്ക്കുമ്പോ അവിടെ തുടങ്ങും നമുക്കുള്ള ആദ്യത്തെ അടി അങ്ങനല്ലെ പിള്ളേരുടെ ആ ഒരു ഇന്ട്രെസ്റ്റ് പോകുന്നത് അതെയതെ നമ്മൾ സംസാരിച്ചു ഇപ്പോൾ എവിടെ എത്തിയല്ലേ? അതെ ശരിക്കിനും

ഇപ്പൊ എനിക്ക് തോന്നുന്നേ ഇപ്പൊഴാന്ന് തോനുന്നു കൂടുതലും ആഹ്മ് പിരീഡുകളെ ലെഷർ ടൈമ്മ് പോലും സ്പോർട്സിന് വേണ്ടി കൊടുക്കുന്നത് അതെയതെ അതേ മം